മ് സീലിങ് തേച്ചട്ടില്ല --

ഉം സ്പ്രൈറ്റൊക്കെ കൂടിച്ചേന്റെ ബാക്കിയാണെന്ന് തോന്നുന്നു കൊർച്ച് വെച്ചിട്ടുണ്ട്.

സൈഡില് നല്ല പുൽ തൊക്കെണ്ട് കാണാൻ നല്ല സീനറിയുള്ള സ്ഥലം.

ആ ഇത് കൊച്ചി മെട്രോ ആണ് ഏതോ മെട്രോയിന്റെ ആണ് ടിക്കറ്റ് കൗണ്ടറും ഇതൊക്കെ ആണ് നമുക്ക് ഇവിടെ അടുത്ത് കേരളത്തിലുള്ളത് കൊച്ചിയിലാണ് മെട്രോ ഒക്കെ ഇനി ഇപ്പൊ ഏതാ പുതിയത് ഏതാ വരുന്നതെന്ന് അറിയത്തില്ല.

ഇത് പാല് വിൽക്കുന്ന കടയാണ് പക്ഷേ ഇത് കേരളത്തിൽ അല്ല എന്ന് തോന്നുന്നു കേരളത്തില് വിശാഖ ഡെയറി പാർലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടോ ഇല്ലല്ലോ.

സാധാരണ മറ്റേ കൊടം എന്ത്ന്നാ അയിന് എന്തൊ പേര് പറയുല്ലോ അതൊന്നും കാണുന്നില്ല.

ല്ലെങ്കി വീടുകളാണെങ്കില് ആകാൻ സാധ്യത കാണ്ന്നില്ല അ രണ്ട് ബെഡ് ആയിട്ട് ഒക്കെ കണ്ടോ സിംഗിൾ ബെഡ് വൈറ്റ് ബെഡ് ഷീറ്റ് ഒക്കെ വിരിച്ച് ആരോ കൊണ്ട് വെച്ച ബാഗ് ണ്ട് .

സ്കൂളാണെങ്കി എന്തോ വല്ല്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് അല്ലെങ്കിൽ വല്യ കോളേജുകള് .

ഇവിടുത്തെ പൂച്ചെട്ടിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് .

ഇത് ഫോറസ്റ്റിനോടു ചേർന്നിട്ടുള്ള ഏതോ ഭാഗവാരിക്കും അതാരിക്കും പച്ചയൊക്കെ അടിച്ച് ഒരു ഫോറസ്റ്റ് ലുക്ക് കാണുന്നെ .

പ്പൊ ഇവിടുന്ന് കാണുമ്പോ മൂന്ന് വാതിലുണ്ട് കണ്ടിട്ട് ഒരു മുസ്ലിം പള്ളിന്റെ ലുക്കുണ്ട് .

പഴശ്ശിന്റെ ഇത് കുടീരൊക്കെ അതാണോ ഇത് എന്ന് അറിയത്തില്ല അല്ലല്ലോ അത് പഴശ്ശിരാജ ലാൻഡ്സ്കേപ്പ് മ്യൂസിയം അല്ല അല്ല--

ഇത് റെയിൽവേ ന്റെ ഇതാണ് എലട്രിക്കലാണ് കാണുന്നത് അയിന്റെ ലൈൻ പോകുന്നത് ബോർഡ് ഏതാ ന്ന് വ്യക്തമായിട്ട് കാണുന്നില്ല റെയിൽവേ ആണ് കാണുന്നത് റെയിൽവേ --

പിള്ളാരെ യൂണിഫോം കണ്ടിട്ടങ്ങനെയാ പരീക്ഷയൊന്നുവല്ല ഇത് - പിള്ളാര് കണ്ടോ മൊത്തോം പേപ്പറൂം കാര്യങ്ങളും എല്ലാം കട്ട് ചെയ്ത് എന്തോ ഒണ്ടാക്കുന്നതാണ്.

എല്ലാരും ഷൂവും കാര്യങ്ങളൊക്കെയായിട്ട് വെനസ്ഡേ യൂണിഫോമോ അതോ റെഗുലർ യൂനിഫോമാണോ എന്തോ ആണ് .

ഇത് തേയില തോട്ടത്തി കൂടെ ഉള്ളേക്കൂടെ പോണ ഒരു റോഡാണ് പണ്ട് നമ്മടെ നാട്ടിലും ഇങ്ങനത്തെ റോഡു കളക്കെണ്ട് വീതി കുറഞ്ഞ റോഡ് .

ഏതോ ബേങ്കോ അങ്ങനെയെന്തൊ ആന്നു തോന്നു ണ്ടോ സൈക്കിളും കാര്യങ്ങളക്കെ അവടെ കുത്തിയിരിക്കുന്ന് നമ്മടെയവടെ കേരളത്തിലങ്ങനെയൊന്നിണ്ടാവില്ലല്ലോ .]

അവിടത്തെ വെല്ല്യ ബോഡൊഒക്കെ കണ്ടിട്ട് ബേങ്ക് പോലെയ്ണ്ട് എന്തെങ്കിലും അവര് സൈക്കിളിൽ ഒക്കെ ആണല്ലോ പോവ അത് വല്ല യു_പിയോ അവിടെവിടെങ്കിലും ആയിരിക്കും.

ചെക്ക പയ്യന്മാര് ബൈക്കേലു ഹെൽമറ്റ് ഒന്നും വെച്ചിട്ടില്ല ഇവിടെയാണെങ്കിൽ ഹെൽമെറ്റ് വെക്കാതെ ബ്ലോക്കിൽ പോവാൻ പറ്റോ ?

ഇത് റെയിൽവേ സ്റ്റേഷനാണ് റെയിൽവേ ഉം വല്യ റെയിവേ സ്റ്റേഷനാട്ടോ കുറേ ലൈനുകളൊക്കെയിണ്ട് ഇലക്ട്രിക്കൽ ട്രയിനുകളാണ് കേട്ടോ മൊത്തം ഇലക്ട്രിക്കിന്റെ ലൈനുകളെല്ലാം കാണുന്നില്ലേ.

അതെന്തിനായിരിക്കും ഗൂഡ്സ് ട്രെയിനും മറ്റേ പാസഞ്ചര്‍ ട്രെയിനും ഉണ്ടാരിക്കും അതാരിക്കും നടുക്ക് വേലിയൊക്കെ കെട്ടി തിരിച്ചേക്കുന്നത് .

ഇതും നമ്മടെ അവിടെ ഒന്നുമല്ല മരങ്ങളൊക്കെ കണ്ടോ വലിയ ഹൈറ്റ് ഒന്നുമില്ല.

ഇതേതോ റിസോര്‍ട്ട് ആണ് അവടെ നല്ല വയലിനോടു ചേര്‍ന്നിട്ടുള്ള റിസോര്‍ട്ട് .